ആ എന്തൊക്കെയൊണ്ട് വിശേഷം സുഖവായിട്ടിരിക്കുന്നോ?

അതെയതെ ഞാനും സുഖായിട്ടന്നെയിരിക്കുന്നു അപ്പോ വിദ്യാർത്ഥിനിയാണോ? പഠിച്ചുകൊണ്ടിരിക്കയാണോ?

അതെയല്ലേ? ആ അപ്പോ ഞാനിപ്പൊ വിളിച്ചത് ആഹ് അപ്പൊ ഈ വിദ്യർത്ഥിയായത്കൊണ്ട്തന്നെ ഈ തൊഴിൽ ചെയ്യുന്നുണ്ടോ എടക്ക്?

അതെയല്ലേ അപ്പസ്വന്തം കാര്യങ്ങൾക്കൊക്കെവേണ്ടിട്ടുള്ള പണം സ്വന്തായിട്ടന്നെ കണ്ടെത്താൺണ്ടോ ? അതെ ഞാനങ്ങനെതന്നാണ് ചെയ്യാറുള്ളത് എനിക്കാവശ്യമുള്ള പണം ഞാൻ തന്നെ തൊഴിൽ ചെയ്‌ത്‌ ആഹ് സമ്പാദിക്കാറുണ്ട്. അതെ അഹ് പക്ഷെതിൻ്റെടേല് ഈ തൊഴിലില്ലായ്മ എന്നു പറയുന്നതും ഒരു വളരെ വല്ല്യൊരു പ്രശ്നവാണ് ഇന്നത്തെ കാലത്ത്.

അതായത് ഈ തൊഴിൽ ചെയ്യാൻ സമ്പന്നരായിട്ടും തൊഴിലില്ലായ്മ അൽ തൊഴിൽ കിട്ടാത്തൊരവസ്ഥയാണ് ഈ തൊഴിലില്ലായ്മ എന്നു പറയുന്നത്. അതെയതെയതെ പഠനമുണ്ടായിട്ട് വിദ്യാഫ്യാസമുണ്ടായിട്ടുപോലും കിട്ടാത്ത അവസ്ഥയൊണ്ട് പഠനം ആഹ് പഠനം ഉണ്ടായിട്ടുപോലും ആഹ് ജോലി കിട്ടാത്ത അവസ്ഥയൊണ്ട്. അതെയതെ അത് തന്നെയാണ് എഹ് എനിക്ക് തോന്നുന്ന അത് ഒരുപാട് മാനസികപ്രശ്നങ്ങൾക്കും കൂടി കാരണവാണ് അല്ലെ?

ക പ്രശ്നങ്ങളുവൊണ്ടാക്കാം അല്ലാതെ നമ്മക്ക് ഉം ഏഹ് ഒരുപാട് ആ ഒരുപാട് ദൂഷ്യവശങ്ങളൊണ്ടിതിനാത്ത് സ്ത്രീകൾക്കായാലും ആഹ് പുരുഷന്മാർക്കായാലും. അതെ അപ്പ സ്ത്രീകൾക്ക് ദൂഷ്യവശം ഒണ്ടാവാംന്ന് പറഞ്ഞല്ലോ അപ്പ അതെന്തായിരിക്കുവാ സ്ത്രീകൾക്കുണ്ടാവുന്നത്?

ആഹ് സ്ത്രീകൾക്ക്ണ്ടാവുന്ന ദൂഷ്യവശം എന്ന് പറയുമ്പോൾ പുരുഷന്മാരിൽ നിന്നൊര് അടിമത്വം അടിമത്വം വരുന്നൊണ്ട് പിന്നെ

അത് മാനസികമായിട്ടവരെ തളർത്തും അവർടെ അവസ്ഥ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും.

അതെ സ്വന്താവശ്യങ്ങൾക്ക് പോലും പൈസ അവർടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഇത് എനിക്ക് തോന്നുന്നു നമ്മള് ഏഹ് ഒരുപാട് പേരി ഇതിന് കാരണം മാനസിക സംഘർഷങ്ങളനുഭവിച്ച്

അതെ ആത്മഹത്യയ്ക്ക് വരെ ചെയ്യുന്നവരൊണ്ട് നമക്ക് ഈ ലോകത്ത് അറിയാലോ പല പല കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ ജോലി ഇല്ലമ്മ ആ ഇല്ലായ്മകൊണ്ട് ഭർത്താവിൽ നിന്നൊണ്ടാകുന്നത് ഏഹ് ഉം ചൂഷ

ആ ചൂഷണങ്ങൾ അവരിൽ നിന്നുള്ള കുത്തു വാക്കുകളെല്ലാം കാരണം ഏഹ് പല സ്ത്രീകളും ആ ചെലവര് ആ അതെല്ലാം മറച്ചുവെച്ച് ഒരു മൂലയിൽ കഴിയുന്നു ചെലവര് അത് ഉൾക്കൊള്ളാതെ പല പല കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. അതെയതെ അപ്പൊ പുരുഷന്മാർക്കായാലും ഒരുപാട് പഠിച്ച് വല്ല്യൊരു നെലയിലെത്തണം എന്നാഗ്രഹിച്ചിട്ടും ജോലി കിട്ടാതെ വരുമ്പോൾ അതും ഒര് വല്ല്യൊര്

അതെ

അങ്ങനെയൊക്കെ ഒര് ജീവിതത്തിലേക്ക് വരുമ്പഴത്തേയ്ക്ക് അവർക്ക് ജോലി നോക്കും. അപ്പ അതില്ലെങ്കിലവർക്കൊരുപാട് ഏഹ് ആഹ് പ്രശ്നങ്ങളാണ് ഒണ്ടാവാന്നൊള്ളത് അതെ അപ്പം നമ്മളിൽ ഹാ ഉം മാനസികമായിത്തളർച്ചയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പ നമ്മളങ്ങനെ നടക്കിന്ന ആഹ് നമ്മളങ്ങനത്തൊള്ള കൊറച്ച് കാര്യങ്ങളെടുത്ത് നോക്കുവാണെങ്കിൽ ഏറെക്കൊറെയും ഏഹ് കൊറച്ച് സാങ്കേതികമായിട്ടൊള്ള കാര്യങ്ങളും അയിനാത്ത് വരുന്നൊണ്ട്. സാങ്കേതികതമായിട്ട് ആ ചെലസ് ചെലയിടത്തൊക്കെ വരുന്നൊണ്ട്. അതെയതെ അപ്പൊ ഈ ഏഹ് താങ്കളിപ്പം ഏഹ് ജോലി ചെയ്ത് പൈസ ഒണ്ടാക്കുന്നതിൽ സന്തുഷ്ടയാണോ? അതെ ഒറപ്പായിട്ടും ഞാനതിനൊരുപാട് സന്തോഷം കൊള്ളുന്നുണ്ട് കാരണം എൻ്റെ കാര്യങ്ങളെനിക്ക് നടത്താൻ പറ്റുന്നൊണ്ട് ഞാനാർടെയും ആഹ് മുന്നിൽച്ചെന്ന് കൈനീട്ടുന്നില്ല എനിക്കെന്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നില്ല എൻ്റെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നു പോകുന്നൊണ്ട്. അതെയതെ അപ്പൊ ഈ കൊറോണ കാലഘട്ടം വളരെയധികം ആഹ് നമ്മള് ഒരുപാട് ഒരുപാട് ഏഹ് ഒരുപാട് പേര് സ്വ എന്നി എന്നെ മാത്രമല്ല ഏഹ് ആ ഞാനൊരു വിദ്യാർത്ഥിനിയാണ് പക്ഷേ ആഹ് ഈ ആ ജോലി മാത്രം ഏഹ് നോക്കിക്കഴിയുന്ന കൊറച്ചാൾക്കാരൊണ്ടല്ലോ അവർക്കൊക്കെ ഒരുപാട് രീതിയില് ഇത് ആഹ് നല്ലരീതിയിലിതൊന്ന് ബാധിച്ചിട്ടൊണ്ട് ഈയൊര് കൊറോണ എന്ന് പറയുന്നൊരു മാരക അസുഖത്തെ അസുഖം.

ആ അതെ അപ്പൊ അങ്ങനെ തന്നെ പലരും തൊഴിലില്ലായ്മ അവരുടെ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ട് പലരും വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വാ തിരിച്ച്

ഉം വണ്ടികേറിവരുന്നൊര് അവസ്ഥയാണുണ്ടായിരുന്നത് അങ്ങനെ അവരുടെ

അവസ്ഥയും ഉണ്ട് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയുവായിട്ടൊണ്ട് ആഹ് ആ അവര് ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് അവരെ പിരിച്ചുവിട്ട അവസ്ഥകളൊണ്ട്

അതെ അങ്ങനെ അവരുടെ ജീവിതം പോലും അവർക്ക് മുന്നോട്ടു കൊണ്ടോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പലരും ആത്മഹത്യ ചെയ്തു കൊറേ കാര്യങ്ങള് നമ്മള് അറിഞ്ഞിട്ടൊണ്ടല്ലേ?

എനിക്ക് തോന്നുന്നു ഈ തൊഴിൽ എന്ന് പറയുന്നതെല്ലാർക്കും വളരെ അത്യാവശ്യായിട്ടുള്ള കാര്യാണ്. ഒറപ്പായിട്ടും ഈ ഏഹ് നമ്മടെ ഈ ആഹ് ലോകത്തൊള്ള എല്ലാ ആള് കാർക്കും ആള് കൾക്കും എല്ലാ ഓരോ മനുഷ്യന്മാർക്കും വേണ്ട ഒന്നാണ് വിദ്യാഫ്യാസവും അതിൻ്റെ കൂടെ തൊഴിൽ അപ്പ ഇത്രേം നേരം സംസാരിച്ചതിന് വളരെ നന്ദി